ആഹ് സുഖാണ്. മോക്ക് സുഖാണോ? ആഹ് എനിക്ക് സുഖാ. ഏഹ് കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? കുട്ടികളൊക്കെ പഠിക്ക്യാണ്. പള്ളിക്കൂടത്തിൽ നിന്ന് വന്നതേയൊള്ളൂ. ഓ. അവര് ഏതൊക്കെ ക്ലാസ് തരത്തിലൊക്കെയാ പഠിക്കണെ? എട്ടാം തരവും ആറാം തരവുവാ. ഓ നല്ലത്. എട്ടാം തരത്തില് കൊറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അവരെ? ആം. നല്ല പഠിപ്പിച്ചിട്ടൊണ്ടവർക്ക്. പിന്നെ അവൻ ഇത്തിരി ഒഴപ്പിലാണ്. ശെരിയായിട്ട് ആഹ് ആഹ് പഠനത്തിലത്രയും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ കൗമാരപ്രായം കൂടെയല്ലേ? ആഹ്. ഓ ഓ.

ഉം അതിന്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നൊണ്ട്. അപ്പൊ നിങ്ങള് നല്ല ഏഹ് നല്ല സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അവന്, കേട്ടോ? ആഹ് ഞങ്ങൾ വേണ്ടതെല്ലാം ഉപദേശങ്ങളെല്ലാം നൽകുന്നൊണ്ട്. പിന്നെ പള്ളിക്കൂടത്തിൽ നിന്ന് അവർടെ അധ്യാപകരോട് പറഞ്ഞ് അതിന് വേണ്ടുന്ന എല്ലാ എഹ് കാര്യങ്ങളും അഭിപ്രായങ്ങളും അവരോട് ചേർന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നൊണ്ട്.

ആഹ് നല്ല, നല്ല കാര്യം. അവന് ചില ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ? കുഞ്ഞ് കുട്ടിയല്ലേ, വളർന്ന് വരുന്നതൊക്കെയല്ലേ?

ഉം. മാതാപിതാക്കളായ ഞങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി ഉപദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്.

ഉം, ഉം. പിന്നെ മോൾക്കങ്ങനെ ആഹ് അതെ പള്ളിക്കൂടത്തിലൊക്കെ ഇങ്ങനെ വഴിവിട്ട ബന്ധങ്ങളൊക്കെ വരാം. ആ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ അവരെ നമ്മൾ സംരക്ഷിക്കണം. ആഹ് ആഹ് അതിന് വേണ്ടുന്നൊള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നൊണ്ട്. ആഹ്. ആണോ? ആഹ് നല്ല കാര്യം. ആഹ് പിന്നെന്തൊക്കെയാ? പിന്നേ മോൾക്ക് സുഖം തന്നേ?

ഓ ഞാൻ ഞാനിപ്പോ ഡിഗ്രി.

പഠുത്തോക്കെ എങ്ങനെ എളുപ്പോക്കെത്തന്നെയോ? ആഹ് കൊഴപ്പയില്ല. എന്റച്ഛനും അമ്മയും അഹ് ഇങ്ങനെ എപ്പഴുമവര് ബിസ് അവരെപ്പോഴും തിരക്കിലാണ്. എന്നയൊന്ന് ശ്രദ്ധിക്കാമ്പോലുവാരുവില്ല. അപ്പ നമക്കൊക്കെ അതിന്റെ വെഷമോക്കെ അറിയാല്ലോ. അതോണ്ടാ ഇങ്ങനെ നിങ്ങളോടൊക്കെ പറയണെ. കേട്ടോ. ആഹ് ഞാനുവെന്റെ മക്കളെ അങ്ങനെയൊരു ഇത് കാണിച്ചിട്ടില്ല. എപ്പോഴും അവരോടൊപ്പം ഇരുന്ന് തന്നെ അവര്ടെ ആഹ് ഈ വീട്ടിൽ ചെയ്യുന്ന എല്ലാ വർക്ക്കളും ആഹ് എൽ എല്ലാം ഇത് ആഹ് അത് വർക്ക്കളെല്ലാം ഞങ്ങടെ കൂടെ ചെയ്യിപ്പിച്ച് കൊടുക്കും. ഓ ആണോ. ആഹ് ശ് ഞങ്ങളേക്കെയൊന്ന് നോക്കാമ്പോലും ആരുവില്ലാരുന്നു. അതോണ്ടാ പിന്നെ, പക്ഷെ എന്തോന്ന് ഞങ്ങളേക്കെ ഉം ഞങ്ങളേക്കെയൊന്ന് ഞങ്ങക്കൊന്ന് പഠിപ്പിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. അതാണ് നമുക്ക് തെറ്റ് പറ്റിയത്.

ആഹ് ഞങ്ങൾ ഞങ്ങടെ മകൾക്ക് ആഹ് മക്കൾക്ക് വേണ്ടി വളരെയത് ശ്രദ്ധ കൊടുക്കുന്നൊണ്ട് അവരടെ പഠുത്തത്തിനും അവരടെ ക ഇത് കളിക്ക്ന്നേലും എല്ലാം. അവർക്ക് ശെരിയായ സമയത്ത് വ്യായാമം ചെയ്ത് ആഹ് അത് അത് നല്ല കാര്യാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാ. ഉം. ആഹ്. ആഹ് ആഹ്. എന്തായാലും ആഹ് നമ്മടെ ഉപദേശത്തില് തന്നെ അവര് വളരുന്നൊണ്ട്. പിന്നെ അവരടെ ആഹ് അധ്യാപകരുടെ ശിക്ഷണത്തിലും അവർക്ക് നല്ല മാതൃക കാട്ടിക്കൊടുത്ത് വളരുന്നൊണ്ട് വളർത്തുന്നൊണ്ട്.

ആഹ് ആഹ് ആഹ്. ഉം അപ്പൊ ഉം അപ്പൊ അവരിനി വളരുമ്പോൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തികളാകുവല്ലേ. ആഹ് ആഹ് ആഹ്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാതൃകയൊള്ള മക്കളായി അവര്‍ക്ക് ജീവിക്ക അവരെ വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു വീട്ടില് രണ്ട് പേര് വളർന്ന് വരുമ്പോ അങ്ങനെ ഒര് ആഹ് ദേശത്തിലെ കൊറച്ച് പേര് നല്ല കുട്ടികളായിട്ട് വരുമ്പോ പിന്നെ നമ്മടെയാ ദേശം പിന്നെ നമ്മടെ രാജ്യം ആഹ് ഒണ്ടാകും ആഹ്.

ഓ പിന്നെ രാജ്യം പിന്നെയെല്ലാം എല്ലാറ്റിനും വളർച്ചയൊണ്ടാകും അല്ലേ? അതെയതെയതെ. അപ്പൊ ഉം ആഹ് പിന്നെ ആഹ് ശെരി ശെരിയാ. ശെരി ശെരി ഉം. അപ്പൊ ഇതൊന്നും ഇതൊന്നും കിട്ടാത്ത കൊണ്ടായിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെയിങ്ങനെ ആയിപ്പോയതെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് തന്നതിന് ഈ രക്ഷ രക്ഷ കര്ത്രുത്വ ത്തിന് രക്ഷാകർത്വത്തിനെക്കുറിച്ച് എനിക്കിത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞ് തന്നതിന് വളരെ നന്ദി. നമസ്ക്കാരം.